തീയതി രാവിലെ 11 മണിയ്ക്ക് ഭാരത ജനതയോട് ആകാശവാണിയിലൂടെ നടത്തിയ പ്രത്യേക പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷ
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ ഇത് 2016 ലെ ആദ്യത്തെ മൻ കി ബാത് പരിപാടിയാണ്
മൻ കി ബാത് എന്നെ നിങ്ങളുമായി വളരെയധികം ബന്ധിപ്പിച്ചിരിക്കുന്നു
വളരെയധികം എന്നു പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു പുതിയ ആശയം മനസ്സിലുദിച്ചാൽ അത് നിങ്ങളോട് പങ്കുവെയ്ക്കുവാൻ തോന്നും
ഇന്നലെ ഞാൻ സംപൂജ്യനായ ബാപ്പുജിയ്ക്ക് ആദരാജ്ഞലികൾ അർപ്പിക്കുവാൻ രാജ്ഘട്ടിൽ പോയിരുന്നു
രക്തസാക്ഷികളെ പ്രണമിക്കുന്നതിന് വർഷംതോറും നടന്നുവരുന്ന പരിപാടിയാണിത്
കൃത്യം 11 മണിയ്ക്ക് 2 മിനിട്ട് മൌനം ആചരിച്ചുകൊണ്ട് നാടിനുവേണ്ടി ജീവിതം വെടിഞ്ഞവർക്കായി പ്രാണൻ ബലിയർപ്പിച്ച മഹാത്മാഗാന്ധിയ്ക്കുവേണ്ടി വീരപുരുഷന്മാർക്കുവേണ്ടി ആദരവ് പ്രകടിപ്പിക്കുന്നതിനുള്ള അവസരമാണിത്
എന്നാൽ നാം ശ്രദ്ധിച്ചാൽ കാണാം നമ്മളിൽ വളരെയധികം പേർ ഇത് ചെയ്യാത്തവരായി ഉണ്ടാകും
നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇതും നമ്മുടെ ശീലത്തിന്റെ ഭാഗമാകണമെന്ന്
ഇതിനെ നാം നമ്മുടെ ദേശീയ ഉത്തരവാദിത്തമായി കാണേണ്ടതാണ്
എനിക്കറിയാം ഇത് എന്റെ ഒരു മൻ കി ബാത് എന്നതിൽകൂടെ മാത്രം നടക്കാൻ പോകുന്നില്ല എന്ന്
എന്നാൽ എനിക്ക് ഇന്നലെ എന്താണോ തോന്നിയത് അത് നിങ്ങളുമായിക്കൂടി പങ്കുവെയ്ക്കാം
ഇതെ കാര്യങ്ങൾ തന്നെയാണ് നമ്മെ നാടിനുവേണ്ടി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും
നിങ്ങൾ ഒന്നു സങ്കല്പിച്ചു നോക്കൂ എല്ലാവർഷവും ജനുവരി 30ന് കൃത്യം 11 മണിയ്ക്ക് രാജ്യത്തെ നൂറ്നൂറ്റിഇരുപത്തഞ്ച് കോടി ജനങ്ങൾ രണ്ട് മിനിട്ട് മൌനം ആചരിക്കുന്നു എന്ന്
ഇതിന് എത്രമാത്രം ശക്തിയുണ്ടെന്ന് നിങ്ങൾ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ
നമ്മുടെ ശാസ്ത്രങ്ങൾ പറഞ്ഞിരിക്കുന്ന ഈ കാര്യം എത്രയോ ശരിയാണ്
സംഗച്ഛധ്വം സംവദധ്വം സം വോമനാംസി ജാനതാം നാമെല്ലാം ഒന്നിച്ച് മുന്നേറുന്നു ഒന്നിച്ച് സംസാരിക്കുന്നു നമ്മുടെ മനസ്സ് ഒന്നാകുന്നു
ഇതാണ് രാജ്യത്തിന്റെ ശക്തി
ഈ ശക്തിയ്ക്ക് ജീവൻ നൽകുന്നത് ഇങ്ങിനെയുള്ള സംഭവങ്ങളാണ്
പ്രിയപ്പെട്ടെ ദേശവാസികളേ അല്പ ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ സർദാർ പട്ടേലിന്റെ ആശയങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു
അപ്പോൾ ചില കാര്യങ്ങളിൽ എന്റെ ശ്രദ്ധ പതിഞ്ഞു
അതിൽ ഒരു കാര്യം എനിക്ക് വളരെ ഇഷ്ടമായി
ഖാദിയെക്കുറിച്ച് സർദാർ പട്ടേൽ പറഞ്ഞിരിക്കുന്നത് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം ഖാദിയിലാണ്
ഹിന്ദുസ്ഥാന്റെ സംസ്ക്കാരവും ഖാദിയിലാണ്
ഹിന്ദുസ്ഥാൻ അതിന്റെ പരമധർമ്മമായി കരുതുന്ന അഹിംസയും ഖാദിയിലുണ്ട്
പിന്നെ ഹിന്ദുസ്ഥാനിലെ കർഷകരുടെ നന്മയും ഖാദിയിലുണ്ട്
ഈ കർഷകരോടാണല്ലോ നാം ഇത്രയധികം സന്മനോഭാവം കാണിക്കുന്നതും
സർദാർ പട്ടേൽ ലളിതമായ ഭാഷയിൽ മനസ്സിനുള്ളിലെ കാര്യങ്ങൾ നേരെയങ്ങ് പറയുന്ന സ്വഭാവക്കാരനായിരുന്നു
അദ്ദേഹം വളരെ ഭംഗിയായിതന്നെ ഖാദിയുടെ മാഹാത്മ്യം പറയുകയും ചെയ്തു
ഞാൻ ഇന്നലെ ജനുവരി 30ന് പൂജ്യബാപ്പുവിന്റെ ചരമദിനത്തിൽ ഖാദിയിലും ഗ്രാമീണ കുടിൽ വ്യവസായങ്ങളിലും ഏർപ്പെട്ടവരുമായി എത്രയധികം ബന്ധപ്പെടുവാൻ കഴിയുമോ അവരുമായെല്ലാം കത്തുകളിൽക്കൂടി ബന്ധപ്പെടുവാൻ ശ്രമിക്കുകയും ചെയ്തു
പൂജ്യ ബാപ്പു ശാസ്ത്രത്തെ പിന്തുണയ്ക്കുന്ന ആളായിരുന്നതുപോലെ ഞാനും സാങ്കേതികവിദ്യയെ തന്നെ ഉപയോഗപ്പെടുത്തുകയും ഈ സാങ്കേതികവിദ്യ വഴി ലക്ഷക്കണക്കിന് ഇങ്ങനെയുള്ള സഹോദരീസഹോദരന്മാരുമായി ബന്ധപ്പെടുന്നതിന് ശ്രമിക്കുകയും ചെയ്തു
ഖാദി ഇപ്പോൾ ഒരു പ്രതീകം ആയി കഴിഞ്ഞിരിക്കുന്നു
അതിന്റെ അടയാളമായിമാറിയിരിക്കുന്നു
ഖാദി ഇപ്പോൾ യുവതലമുറയുടെയും ഒരു ആകർഷണമായി മാറിക്കൊണ്ടിരിക്കുന്നു
പ്രത്യേകിച്ച് ആരെല്ലാമാണോ വീഹശേെശര വലമഹവേ രമൃല ലേയ്ക്കും ജൈവമേഖലയിലേയ്ക്കും ചായ്വ് പ്രകടിപ്പിക്കുന്നത് അവർക്ക് ഒരു ഉത്തമമായ മാർഗമാണ്
ഫാഷൻ എന്ന നിലയിലും ഖാദി അതിന്റേതായ ഒരു സ്ഥാനം നേടിയെടുത്തിരിക്കുന്നു
ഖാദിയിൽ പുതുമകൊണ്ടുവരുവാനായി കിണഞ്ഞ് പരിശ്രമിച്ചു എന്നതിന് ഞാൻ ഖാദിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ അഭിനന്ദിക്കുന്നു
സമ്പദ്വ്യവസ്ഥയിൽ കമ്പോളത്തിന് അതിന്റേതായ പ്രാധാന്യമുണ്ട്
ഖാദിയ്ക്ക് വൈകാരികമായ ഒരു സ്ഥാനം എന്നതിൽക്കവിഞ്ഞ് കമ്പോളത്തിലും ഇടം കണ്ടെത്തേണ്ടിയിരിക്കുന്നത് അനിവാര്യമായിരിക്കുന്നു
ഞാൻ ജനങ്ങളോട് പറഞ്ഞു വിവിധതരങ്ങളിലുള്ള തുണികൾ നിങ്ങളുടെ പക്കൽ ഉണ്ട് എങ്കിൽ പിന്നെ ഒന്ന് ഖാദിയുടെയും ആയിരിക്കട്ടെ
ഈ കാര്യം ജനങ്ങൾക്ക് സ്വീകാര്യമായി തുടങ്ങിയിരിക്കുന്നു
ശരി ഖാദിധാരിയാകാൻ പറ്റില്ല എന്നാൽ പത്തുതരത്തിലുള്ള വസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് മറ്റൊരുതരംകൂടി ആകാം
എന്നാൽ ഇതോടൊപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് സർക്കാർ തലത്തിലും അനുകൂലമായ അന്തരീക്ഷം വളർന്നുവരുന്നുണ്ട്
വളരെ വർഷങ്ങൾക്ക് മുൻപ് സർക്കാർതലത്തിൽ ഖാദി വേണ്ടത്ര ഉപയോഗിച്ചിരുന്നു
എന്നാൽ ക്രമേണ പുതുമയുടെ പേരിൽ ഇതെല്ലാം അവസാനിച്ചുകൊണ്ടിരുന്നു
ഒപ്പം ഖാദിയുമായി ബന്ധപ്പെട്ട നമ്മുടെ ദരിദ്രരായ ജനങ്ങൾ തൊഴിൽരഹിതരും ആയിക്കൊണ്ടിരുന്നു
ഖാദിക്ക് കോടിക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ നൽകുന്നതിനുള്ള കഴിവുണ്ട്
കഴിഞ്ഞ ദിവസങ്ങളിൽ റെയിൽ മന്ത്രാലയം പൊലീസ് വകുപ്പ് ഇൻഡ്യൻ നാവികസേന ഉത്തരാഖണ്ഡിലെ തപാൽ വകുപ്പ് ഇങ്ങിനെ ധാരാളം സർക്കാർ സ്ഥാപനങ്ങൾ ഖാദിയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന് നല്ല തുടക്കം കുറിച്ചിട്ടുണ്ട്
അവർ എന്നെ അറിയിച്ചിരിക്കുന്നത് സർക്കാർ വകുപ്പുകളുടെ ഈ വിധ ശ്രമങ്ങളുടെ ഫലമായി ഖാദി രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ ആവശ്യം നിറവേറ്റാൻ സർക്കാരിന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് പ്രത്യേകമായി 18 ലക്ഷം തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നാണ്
18 ലക്ഷം തൊഴിൽ ദിവസങ്ങൾ തന്നെ വലിയ കുതിച്ചുചാട്ടം വരുത്തും
സംപൂജ്യനായ ബാപ്പുവും എന്നും സാങ്കേതികവിദ്യാ പരിഷ്ക്കരണത്തെ സംബന്ധിച്ച് വളരെ ജാഗരൂകനായിരുന്നു അദ്ദേഹം അത് വളരെയധികം ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു
അങ്ങനെയാണ് നമ്മുടെ ചർക്ക വളർന്ന് വളർന്ന് ഇവിടെവരെ എത്തിയിരിക്കുന്നത്
ഇക്കാലത്ത് സൌരോർജ്ജം ഉപയോഗിച്ച് ചർക്ക പ്രവർക്കിപ്പിക്കുക സൌരോർജ്ജത്തെ ചർക്കയുമായി ബന്ധിപ്പിക്കുക എന്നിവ വിജയകരമായ പരീക്ഷണമാണ്
അതുകാരണം അദ്ധ്വാനം കുറഞ്ഞ് ഉത്പാദനം വർദ്ധിക്കുന്നു
ഗുണപരമായ മാറ്റവും സംഭവിച്ചിട്ടുണ്ട്
പ്രത്യേകിച്ച് സൌരോർജ്ജ ചർക്കക്കുവേണ്ടി ജനങ്ങൾ എനിക്ക് വളരെയധികം കത്തുകൾ അയച്ചുകൊണ്ടിരിക്കുന്നു
രാജസ്ഥാനിലെ ദൌസയിൽനിന്നും ഗീതാദേവി കോമൾദേവി എന്നിവരും പിന്നെ ബീഹാറിലെ നവാദാ ജില്ലയിൽനിന്നും സാധനാദേവിയും എനിക്ക് കത്തെഴുതിയിരിക്കുന്നു സൌരോർജ്ജ ചർക്ക കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്ന്
ഞങ്ങളുടെ വരുമാനം ഇരട്ടിയായിരിക്കുന്നു
മാത്രമവുമല്ല ഞങ്ങളുടെ നൂലിനോട് ജനങ്ങൾക്കുള്ള ആവശ്യവും വർദ്ധിച്ചിരിക്കുന്നു
ഈ കാര്യങ്ങളെല്ലാം ഒരു പുതിയ ഉത്സാഹം ജനിപ്പിക്കുന്നു
ജനുവരി 30ന് ബാപ്പുജിയെ സ്മരിക്കുമ്പോൾ ഞാൻ ഒരിക്കൽക്കൂടി ആവർത്തിച്ചു പറയുന്നു നിങ്ങളുടെ വൻവസ്ത്രശേഖരത്തിൽ ഒരെണ്ണം ഖാദിയുടെതായിരിക്കട്ടെ
അതിനോട് ഒരഭിനിവേശം തോന്നട്ടെ
പ്രിയപ്പെട്ട ദേശവാസികളേ ജനുവരി 26 എന്ന മഹത്തായ ദിവസം നാമെല്ലാം വളരെയധികം ഉണർവ്വോടും ഉത്സാഹത്തോടും ആഘോഷിച്ചു
രാജ്യമെങ്ങും തീവ്രവാദികൾ എന്തുചെയ്യും എന്ന ആശങ്കയുടെ നടുവിൽ ജനങ്ങൾ ധൈര്യവും സാഹസവും പ്രകടിപ്പിക്കുകയും പ്രൌഢിയോടും പ്രതാപത്തോടും അഭിമാനത്തോടും ജനാധിപത്യഭാരതത്തിന്റെ ആ ഉത്സവ പർവ്വം ആഘോഷിച്ചു
എന്നാൽ ചിലർ വ്യത്യസ്തമായ ചില കാര്യങ്ങൾ ചെയ്തു
ഇത് ശ്രദ്ധിക്കപ്പെടണം എന്നാണ് ഞാനാഗ്രഹിക്കുന്നത്
വിശേഷിച്ച് ഹരിയാന ഗുജറാത്ത് സംസ്ഥാനങ്ങൾ വളരെ പുതുമയുള്ള പരീക്ഷണമാണ് നടത്തിയത്
ഈ വർഷം അവർ ഓരോ ഗ്രാമത്തിലേയും സർക്കാർ സ്കൂളുകളിൽ പതാകാവന്ദനത്തിന് ഗ്രാമത്തിലെ ഏറ്റവും അഭ്യസ്തവിദ്യരായ പെൺകുട്ടികളെയാണ് തെരഞ്ഞെടുത്തത്
ഹരിയാനയും ഗുജറാത്തും അഭ്യസ്തവിദ്യരായ പെൺകുട്ടികൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകി
മകളെ സംരക്ഷിക്കുക മകളെ പഠിപ്പിക്കുക എന്ന ഒരു മഹത്തായ സന്ദേശം നൽകുന്നതിന് അവർ ശ്രമിച്ചു
ഞാൻ രണ്ടു സംസ്ഥാനങ്ങളുടെയും ഭാവനാശക്തിയെ അഭിനന്ദിക്കുകയും പതാക വന്ദനത്തിനും പതാകയുയർത്തലിനും അവസരം ലഭിച്ച പെൺകുട്ടികളെയെല്ലാം അഭിനന്ദിക്കുകയും ചെയ്യുന്നു
ഹരിയാനയിൽ ഒരു കാര്യം കൂടി ഉണ്ടായി
കഴിഞ്ഞ ഒരു വർഷം ഏതെല്ലാം കുടുംബങ്ങളിൽ പെൺകുട്ടികൾ ജനിച്ചുവോ അങ്ങിനെയുള്ള കുടുംബങ്ങളെ ജനുവരി 26 ന് പ്രത്യേകം ക്ഷണിക്കുകയും വി
കൾ എന്ന നിലയിൽ മുൻ നിരയിൽ അവർക്ക് സ്ഥാനം നൽകുകയും ചെയ്തു
ഇത് വളരെ അഭിമാനകരമായ നിമിഷമായിരുന്നു
ഞാൻ എന്റെ ബേട്ടി ബചാവോ ബേട്ടി പഠാവോ എന്ന പദ്ധതി ആരംഭിച്ചത് ഹരിയാനയിലായിരുന്നു എന്നതിനാൽ എനിക്ക് ഇക്കാര്യത്തിൽ പ്രത്യേക സന്തോഷമുണ്ട്
ഹരിയാനയിൽ ലിംഗ അനുപാതം ആകെ തകർന്നു കഴിഞ്ഞിരുന്നു
ആയിരം ആൺകുട്ടികൾ ജനിക്കുമ്പോൾ പെൺകുട്ടികളുടെ എണ്ണം തുലോം കുറവായിരുന്നു എന്നത് വളരെ ആശങ്കയുണ്ടാക്കുന്ന കാര്യമായിരുന്നു
സാമൂഹ്യ സന്തുലനം അപകടകരമായ സ്ഥിതിയിലായിരുന്നു
ഞാൻ ഹരിയാനയിൽ താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ എന്നോട് ഉദ്യോഗസ്ഥർ പറഞ്ഞു വേണ്ട സർ അവിടെ തുടങ്ങണ്ട അവിടെ വളരെ പ്രതികൂലമായ അന്തരീക്ഷമാണുള്ളത്
എന്നാൽ ഞാനെന്റെ ലക്ഷ്യവുമായി മുന്നോട്ടുപോയി
ഇന്ന് ഞാൻ ഹരിയാനയെ ഹൃദയംഗമമായി അഭിനന്ദിക്കുന്നു
അവർ ഇതിനെ സ്വന്തം കാര്യമായി കാണുകയും ചെയ്തിരിക്കുന്നു
മാത്രമല്ല അവിടെ പെൺകുട്ടികളുടെ ജനനനിരക്കിൽ വലിയ തോതിൽ മുന്നേറ്റമുണ്ടായിക്കൊണ്ടിരിക്കുന്നു
കഴിഞ്ഞ തവണ മൻ കി ബാതിൽ ഞാൻ രണ്ടു കാര്യങ്ങൾ പറഞ്ഞിരുന്നു
ഒന്ന് ഒരു പൌരനെന്ന നിലയിൽ നമുക്ക് മഹാപുരുഷന്മാരുടെ പ്രതിമകൾ എന്തുകൊണ്ട് ശുചിയാക്കിക്കൂടാ പ്രതിമ സ്ഥാപിക്കുന്ന കാര്യത്തിൽ നാം വളരെ വൈകാരികത കാണിക്കാറുണ്ട്
എന്നാൽ പിന്നീട് നാം അവയെ ഗൌനിക്കാറില്ല
മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞത് റിപ്പബ്ലിക് ദിനത്തിൽ നാം നമ്മുടെ കർത്തവ്യം പാലിക്കുന്നതിൽ എങ്ങിനെ ഊന്നൽ നൽകണം എന്നതാണ്
കർത്തവ്യങ്ങളെ കുറിച്ച് എന്തു ചർച്ചയാകണം അവകാശങ്ങളെക്കുറിച്ച് വളരെയധികം ചർച്ച ചെയ്തുകഴിഞ്ഞു
ഇനിയും ഈ ചർച്ച തുടരുകയും ചെയ്യും
എന്നാൽ കർത്തവ്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യപ്പെടണമല്ലോ നാടിന്റെ പല ഭാഗങ്ങളിലും പൌരന്മാർ മുന്നോട്ടു വന്നു
സാമൂഹ്യ സംഘടനകൾ മുന്നോട്ടു വന്നു
വിദ്യാഭ്യാസ സംഘടനകൾ മുന്നോട്ടു വന്നു
കുറേ സന്യാസിമാരും വിശിഷ്ട വ്യക്തികളും മുന്നോട്ടു വന്നു
അവരെല്ലാം എവിടെയൊക്കെ പ്രതിമകൾ ഉണ്ടോ അവിടെയെല്ലാം അത് വെടിപ്പാക്കി പരിസരം ശുചിയാക്കി എന്നതിൽ എനിയ്ക്ക് അതിയായ സന്തോഷം ഉണ്ട്
ഒരു നല്ല കാര്യത്തിന് തുടക്കമായി
ഇത് വെറും ശുചിത്വ ദൌത്യം അല്ല
ആദരവിന്റേതും കൂടിയാണ്
ഞാൻ പ്രത്യേകമായൊന്നും എടുത്തുപറയാൻ ഉദ്ദേശിക്കുന്നില്ല
എന്നാൽ ലഭിച്ച വാർത്തകൾ സന്തോഷജനകമാണ്
ചിലർ ഒരു പക്ഷേ സങ്കോചംകൊണ്ട് വാർത്തകൾ നൽകുന്നില്ല
ഞാൻ അവരോടെല്ലാം പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ശുചിയാക്കിയ പ്രതിമയുടെ ചിത്രം ങ്യഏീ് ുീൃമേഹ ൽ അയച്ചു തരൂ
ലോകം അതു കണ്ട് അഭിമാനം കൊള്ളട്ടെ
അതുപോലെതന്നെ ജനുവരി 26ന് കർത്തവ്യങ്ങളും അവകാശങ്ങളും എന്നതിനെ കുറിച്ച് ഞാൻ ജനങ്ങളോട് അഭിപ്രായങ്ങൾ ആരാഞ്ഞിരുന്നു
ആയിരക്കണക്കിനാളുകൾ അതിൽ പങ്കെടുത്തു എന്നതിൽ എനിയ്ക്ക് അതിയായ സന്തോഷമുണ്ട്
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ എനിയ്ക്ക് ഒരു കാര്യത്തിൽ നിങ്ങളുടെ സഹായം വേണം
നിങ്ങൾ എന്നെ സഹായിക്കും എന്ന് എനിക്ക് വിശ്വാസം ഉണ്ട്
നമ്മുടെ നാട്ടിൽ കർഷകർക്കുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്
ഞാൻ വിവാദങ്ങളിൽപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല
എന്നാൽ പ്രകൃതിക്ഷോഭത്തിൽ തങ്ങളുടെ അദ്ധ്വാനം മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്നതാണ് കർഷകരുടെ ഏറ്റവും വലിയ സങ്കടം
അവരുടെ ഒരു വർഷംതന്നെ നഷ്ടമായിപ്പോകുന്നു
അവർക്ക് സംരക്ഷണം നൽകുന്ന ഒരു പദ്ധതി മനസ്സിലുള്ളത് വിള ഇൻഷുറൻസ് പദ്ധതിയാണ്
2016ൽ ഭാരതസർക്കാർ കർഷകർക്കു കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് പ്രധാനമന്ത്രി വിള ഇൻഷുറൻസ് പോളിസി
എന്നാൽ ഇത് പ്രശംസക്കുവേണ്ടിയോ അഭിനന്ദനങ്ങൾക്കുവേണ്ടിയോ പ്രധാനമന്ത്രിയ്ക്ക് ആശംസകൾ ലഭിക്കാനോ വേണ്ടിയല്ല
വർഷങ്ങളായി വിള ഇൻഷുറൻസിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നു
എന്നാൽ രാജ്യത്തെ 2025 ശതമാനത്തിലധികം വരുന്ന കർഷകർക്ക് ഇതിന്റെ പ്രയോജനം എത്തിച്ചുകൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല
അവരെ ഇതുമായി ബന്ധപ്പെടുത്താനും കഴിഞ്ഞിട്ടില്ല
വരുന്ന ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ കുറഞ്ഞപക്ഷം രാജ്യത്തെ 50 ശതമാനം കർഷകരെയെങ്കിലും വിള ഇൻഷുറൻസ് പോളിസിയുമായി ബന്ധിപ്പിയ്ക്കാൻ കഴിയുന്നതായി നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ അതിനുവേണ്ടിയാണ് എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുള്ളത്
കാരണം വിളവകളെ ഇൻഷുറൻസുമായി ബന്ധപ്പെടുത്തിയാൽ ദുരിതസമയങ്ങളിൽ വലിയ സഹായം ലഭിക്കും
ഇപ്രാവശ്യം കൂടുതൽ ജനകീയമാക്കിയതു കാരണം പ്രധാനമന്ത്രി വിള ഇൻഷുറൻസ് പോളിസിക്ക് വലിയ സ്വീകാര്യതയാണ് ജനങ്ങളിൽ നിന്ന് കിട്ടിയത്
അത് വളരെ ലളിതമാക്കിയിട്ടുണ്ട്
സാങ്കേതികമികവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്
ഇതു മാത്രമല്ല വിളവെടുപ്പിനുശേഷം 15 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ സഹായം ലഭിക്കുന്നതാണ്
ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അത് ദ്രുതഗതിയിലാക്കി ഇൻഷുറൻസ് തുക വൈകാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്
അതുമല്ല മറ്റൊരു വലിയ കാര്യം വിള ഇൻഷുറൻസിന്റെ പോളിസി പ്രീമിയത്തിന്റെ നിരക്ക് കർഷകനു ചിന്തിയ്ക്കാൻ കഴിയുന്നതിലും താഴെ ആയി നിജപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ്
പുതിയ പോളിസിയിൽ കർഷകർക്ക് പ്രീമിയത്തിന്റെ കൂടിയ നിരക്ക് വർഷകാല വിളവെടുപ്പിന് 2 ശതമാനവും വസന്തകാല വിളവെടുപ്പിന് 1
5 ശതമാനവും ആയിരിക്കും
ഇനി പറയൂ എന്റെ ഏതെങ്കിലും ഒരു കർഷകസഹോദരൻ ഈ കാര്യം അറിയാതിരുന്നാൽ അയാൾക്ക് വലിയ നഷ്ടം സംഭവിക്കുമോ ഇല്ലയോ നിങ്ങൾ കർഷകനല്ലായിരിക്കാം എന്നാൽ എന്റെ മൻ കി ബാത് കേട്ടുകൊണ്ടിരിക്കുകയാണ്
നിങ്ങൾ ഇക്കാര്യം കർഷകരിലെത്തിക്കില്ലേ അതുകൊണ്ടാണ് ഇത് നിങ്ങൾ കൂടുതൽ പ്രചരിപ്പിയ്ക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്
ഇതിനുവേണ്ടി ഇപ്രാവശ്യം ഞാൻ നിങ്ങൾക്കായി ഒരു പുതിയ പദ്ധതിയുംകൂടി കൊണ്ടുവന്നിട്ടുണ്ട്
പ്രധാനമന്ത്രിയുടെ വിള ഇൻഷുറൻസ് പോളിസിയുടെ കാര്യം കൂടുതൽ ആളുകളിൽ എത്തിയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു
വിയിലും റേഡിയോയിലും തത്സമയം നിങ്ങൾ എന്റെ മൻ കി ബാത് പ്രോഗ്രാം കേൾക്കുന്നുണ്ടെന്നത് സത്യമാണ്
എന്നാൽ പിന്നീട് കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ സമ്മാനം തരാൻ പോകുന്നു
നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിലും എന്റെ മൻ കി ബാത് പരിപാടി കേൾക്കാൻ കഴിയും ഏതു സമയത്തും
നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതി
ഒരു മിസ്ഡ് കോൾ ചെയ്യുക നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്ന്
മൻ കി ബാതിനു വേണ്ടി ഒരു നമ്പർ തീരുമാനിച്ചിട്ടുണ്ട്
81908 81908
താങ്കൾ മിസ്ഡ് കോൾ ചെയ്യുമ്പോൾ അതിനുശേഷം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് മൻ കി ബാത് കേൾക്കാൻ സാധിക്കും
നിലവിൽ ഈ സംവിധാനം ഹിന്ദിയിൽ മാത്രമേ ഉള്ളൂ
എന്നാൽ വളരെ പെട്ടെന്നുതന്നെ നിങ്ങളുടെ മാതൃഭാഷയിലും മൻ കി ബാത് കേൾക്കാനുള്ള അവസരം ലഭിക്കും
അതിനുവേണ്ടിയുള്ള ഏർപ്പാടുകളും നടന്നുകൊണ്ടിരിക്കുന്നു
എന്റെ പ്രിയ യുവാക്കളേ നിങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തിക്കളഞ്ഞു
ജനുവരി 16ന് സ്റ്റാർട്ട്അപ്പ് പരിപാടി ആരംഭിച്ചപ്പോൾ രാജ്യത്താകമാനമുള്ള ചെറുപ്പക്കാരിൽ ഒരു പുത്തനുണർവ്വ് ഒരു പുതിയ ഊർജ്ജം ഒരു പുതുചൈതന്യം പുതിയ ഉത്സാഹം ഒക്കെ എനിയ്ക്കനുഭവപ്പെട്ടു
ലക്ഷക്കണക്കിന് ആളുകൾ ആ പ്രോഗ്രാമിലേയ്ക്ക് വരുന്നതിനായി രജിസ്ട്രേഷൻ നടത്തി
എന്നാൽ സ്ഥലപരിമിതിമൂലം അവസാനം വിജ്ഞാൻ ഭവനിൽ ആ പരിപാടി നടത്തി
താങ്കൾക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നിരിക്കാം
എന്നാൽ താങ്ങൾക്ക് മുഴുവൻ സമയവും ഓൺ ലൈൻ ആയി അതിന്റെ ഭാഗമായി മാറാം
ഒരുപക്ഷേ ഏതെങ്കിലും ഒരു പരിപാടി ഇത്രയും മണിക്കൂറുകൾ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരെ അന്യോന്യം ഒരുമിപ്പിച്ചു നിർത്തിയിരുന്നത് വളരെ വിരളമായിരിക്കും
എന്നാൽ അത് സംഭവിച്ചു
ഞാൻ കണ്ടിരിക്കുകയായിരുന്നു
സ്റ്റാർട്ട്അപ്പിന് എന്ത് ഉത്സാഹമായിരുന്നെന്ന്
എന്നാൽ ഒരുകാര്യം സ്റ്റാർട്ട്അപ്പ് എന്നാൽ ഐ
സംബന്ധമായ കാര്യമാണ് എന്നാണ് സാമാന്യജനത്തിന്റെ ചിന്ത
വളരെ അതിനൂതനമായ ഒരു തൊഴിൽമേഖല
സ്റ്റാർട്ട്അപ്പ് ഇവന്റിനുശേഷം ആ ഒരു തെറ്റിദ്ധാരണ മാറി കിട്ടി
യുമായി ബന്ധുപ്പെട്ട സ്റ്റാർട്ട്അപ്പ് ഒരു ചെറിയ ഭാഗം മാത്രമാണ്
ജീവിതം വിശാലമാണ്
ആവശ്യങ്ങളും അനന്തമാണ്
സ്റ്റാർട്ട്അപ്പും എണ്ണമറ്റ അവസരങ്ങൾ കൊണ്ടുവരുന്നു
ഞാൻ അടുത്തിടെ കുച്ചുദിവസം മുൻപ് സിക്കിമിൽ പോയി
സിക്കിം ഇപ്പോൾ രാജ്യത്തെ ഓർഗാനിക് സ്റ്റേറ്റ് ആയിട്ടുണ്ട്
രാജ്യത്തെ മുഴുവൻ കൃഷിമന്ത്രിമാരെയും കൃഷി സെക്രട്ടറിമാരെയും ഞാൻ അവിടേയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു
എനിക്ക് അവിടെ രണ്ട് ചെറുപ്പക്കാരെ പരിചയപ്പെടാനുള്ള അവസരം കിട്ടി
കകങ ൽ പഠിച്ചിറങ്ങിയ അനുരാഗ് അഗർവാളും സിദ്ധി കർണാണിയുമായിരുന്നു അവർ
അവർ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഔഷധസസ്യ ജൈവ കാർഷികമേഖലയിൽ ജോലി ചെയ്യുന്നു
അത് ആഗോളതലത്തിൽ വിപണനം ചെയ്യുന്നു
കഴിഞ്ഞ പ്രാവശ്യം നരേന്ദ്ര മോദിആപ്ലിക്കേഷനിലേയ്ക്ക് സ്വന്തം അനുഭവങ്ങൾ അയച്ചുതരണമെന്ന് ഞാൻ സ്റ്റാർട്ട്അപ്പുമായി ബന്ധപ്പെട്ട ആളുകളോട് പറഞ്ഞിരുന്നു
ഒരുപാടുപേർ അയച്ചുതന്നിട്ടുണ്ട്
എന്നാൽ ഇനിയും കൂടുതൽ വന്നാൽ എനിക്കു സന്തോഷമാകും
എന്നാൽ വന്നവ സത്യത്തിൽ പ്രേരണാദായകമാണ്
വിശ്വാസ് ദ്വിവേദി എന്ന ചെറുപ്പക്കാരൻ ഓൺ ലൈൻ കിച്ചൺ സ്റ്റാർട്ട്അപ്പ് ചെയ്തുവരുന്നയാളാണ്
ഉപജീവനാർത്ഥം ജോലി ചെയ്യുന്ന മധ്യവർഗ്ഗക്കാരായ ജനങ്ങൾക്ക് അവർ ഓൺലൈൻ വഴി ഉച്ചഭക്ഷണം എത്തിച്ചുകൊടുക്കുന്ന ജോലിയും ചെയ്യുന്നു
ദിനേശ് പാഠക് എന്നയാൾ കർഷകർക്കുവേണ്ടി വിശേഷിച്ച് കന്നുകാലിതീറ്റ മേഖലയിൽ ജോലി ചെയ്യുന്നതിനുള്ള മനസിക തയ്യാറെടുപ്പ് നടത്തിയിരിക്കുന്നു
നമ്മുടെ നാട്ടിലെ കന്നുകാലികൾക്ക് മികച്ച ആഹാരം കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല പാൽ കിട്ടും
നമുക്കു നല്ല പാൽ കിട്ടിയാൽ നമ്മുടെ ചെറുപ്പക്കാർ കരുത്തരായി മാറും
മനോജ് ഗിൽദ നിഖിൽജി തുടങ്ങിയവർ കാർഷികോത്പന്ന സംഭരണത്തിൽ സ്റ്റാർട്ട്അപ്പ് തുടങ്ങി
ഇവർ ഫലവർഗ്ഗങ്ങളുടെ ശാസ്ത്രീയസംഭരണത്തിനായുള്ള വൻകിട സംഭരണസമ്പ്രദായം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു
ഇതിനർത്ഥം വളരെയേറെ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്
താങ്കൾ ഇനിയും അഭിപ്രായങ്ങൾ അയച്ചാലും എനിക്ക് വളരെ സന്തോഷമാകും
എനിക്ക് പലപ്പോഴും മൻ കി ബാതിൽ സ്റ്റാർട്ട്അപ്പിനെ കുറിച്ച് സംസാരിക്കേണ്ടിവരും
ശുചിത്വത്തെക്കുറിച്ച് ഞാൻ ഓരോ പ്രാവശ്യവും പറയുന്നതുപോലെ സ്റ്റാർട്ട്അപ്പിനെക്കുറിച്ചും പറയും
കാരണം നിങ്ങളുടെ അത്യുത്സാഹമാണ് നമ്മുടെ പ്രേരണ
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ ശുചിത്വം ഇപ്പോൾ സൌന്ദര്യത്തോടു ചേർന്നിരിക്കുന്നു
വർഷങ്ങളായി നമ്മൾ ശുചിത്വമില്ലായ്മയ്ക്കെതിരെ പൊരുതിക്കൊണ്ടിരിക്കുന്നു
എന്നാൽ ഇതിൽ വേണ്ടത്ര ഫലം കണ്ടെത്താനായില്ല
ഇപ്പോൾ ജനങ്ങൾ ശുചിത്വത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു
എവിടൊക്കെയോ എന്തൊക്കെയോ കുറച്ചു ശുചീകരണപ്രവൃത്തികളും നടക്കുന്നുണ്ട്
എന്നാൽ ഇപ്പോൾ ജനങ്ങൾ ഒരു ചുവട്കൂടി മുൻപോട്ട് പോയിട്ടുണ്ട്
അവർ ശുചിത്വത്തിനൊപ്പം സൌന്ദര്യബോധംകൂടി സംയോജിപ്പിച്ചിരിക്കുന്നു
ഇത് ഒരുതരത്തിൽ സ്വർണ്ണത്തിനു സുഗന്ധംപോലെ എന്നു പറയുമ്പോലെയാണ്
വിശേഷിച്ച് ഇത് ഇപ്പോൾ സാധാരണ കണ്ടുവരുന്നത് റെയിൽവേ സ്റ്റേഷനുകളിൽ ആണ്
ഈ ദിവസങ്ങളിൽ രാജ്യത്തെ പല റെയിൽവേസ്റ്റേഷനുകളിലും അവിടത്തെ തദ്ദേശവാസികൾ പ്രാദേശിക കലാകാരന്മാർ വിദ്യാർത്ഥികൾ എല്ലാവരും അവരവരുടെ പട്ടണത്തിലെ റെയിൽവേ സ്റ്റേഷനുകൾ മോടിപിടിപ്പിക്കുന്നതിൽ സജീവമായി ഇടപെടുന്നതായി ഞാൻ കണ്ടുവരുന്നു
പ്രാദേശിക കലയെ അടിസ്ഥാനമാക്കി ചുവരുകളിൽ ചിത്രങ്ങൾ വരയ്ക്കുക സൈൻബോർഡുകൾ നല്ല രീതിയിൽ നിർമ്മിക്കുക ആളുകളെ ജാഗരൂകരാക്കുന്ന സന്ദേശങ്ങൾ അവയിൽ ഉൾപ്പെടുത്തുക ഇങ്ങനെ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു
ഹസാരിബാഗ് സ്റ്റേഷനിൽ അവിടുത്തെ ആദിവാസി സ്ത്രീകൾ തദ്ദേശീയ കലയായ സോഹരായിയുടെയും കോഹബറിന്റെയും ഡിസൈൻകൊണ്ട് മുഴുവൻ സ്റ്റേഷനും അലങ്കരിച്ചെന്ന് എന്നോട് ആരോ പറഞ്ഞു
ഠാണ ജില്ലയിലെ 300ൽപരം സന്നദ്ധപ്രവർത്തകർ കിംഗ്സർക്കിൾ സ്റ്റേഷൻ മോടിപിടിപ്പിച്ചു
മാട്ടുംഗ ബോറീവില്ലി ഖാർ എന്നിവിടങ്ങളിലും ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നു
ഈയിടെ രാജസ്ഥാനിൽനിന്നും ഒരുപാട് വാർത്തകൾ ഇത്തരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു
സവായ് മാധോപൂർ കോട്ടാ തുടങ്ങിയവയും അതിൽപ്പെടും
റെയിൽവേ സ്റ്റേഷനുകൾ നമ്മുടെ പാരമ്പര്യത്തിന്റെ അടയാളങ്ങളായിമാറും എന്ന് എനിക്കു തോന്നുന്നു
ഓരോരുത്തരും ഇപ്പോൾ തീവണ്ടി ജനാലകൾവഴി ചായയും കടിയും വില്ക്കുന്നവരെ ആയിരിക്കില്ല തിരയുക
ആ സ്ഥലത്തെ സവിശേഷത എന്താണെന്ന് ട്രെയിനിലിരുന്ന് ചുവരുകളിൽ പരതുകയാവും ചെയ്യുക
ഇത് റെയിൽവേയുടെ ഇനീഷ്യേറ്റീവ് അല്ല
മോദിയുടെ ഇനീഷ്യേറ്റീവ് അല്ല
ഇത് പൌരന്മാരുടേതാണ്
നോക്കൂ പൌരന്മാർ പ്രവർത്തിക്കുമ്പോൾ എങ്ങിനെ പ്രവർത്തിക്കുന്നു എന്ന്
എന്നാൽ എനിക്കു കിട്ടിയ കുറച്ചു ചിത്രങ്ങളാണ് ഞാൻ നോക്കിയിരിക്കുന്നത്
ഇനിയും കൂടുതൽ ചിത്രങ്ങൾ കാണാൻ മനസ്സു കൊതിക്കുന്നു
റെയിൽവേ സ്റ്റേഷനുകളിലോ മറ്റെവിയെടെങ്കിലുമോ ആരെങ്കിലും ശുചിത്വത്തിനൊപ്പം സൌന്ദര്യവത്ക്കരണത്തിനുവേണ്ടികൂടി എന്തെങ്കിലും പ്രയത്നിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവ എനിക്ക് അയച്ചുതരാൻ കഴിയുമോ തീർച്ചയായും ആരു തന്നാലും ഞാൻ അതു ശ്രദ്ധിക്കും
ജനങ്ങളും അതു കാണും
മറ്റുള്ളവർക്ക് അത് പ്രചോദനങ്ങളാകും
റെയിൽവേ സ്റ്റേഷനുകളിൽ ചെയ്യാൻ കഴിയുന്നത് ബസ് സ്റ്റേഷനുകളിലും ചെയ്യാൻ കഴിയും
ആശുപത്രികൾ സ്കൂളുകൾ ക്ഷേത്രങ്ങൾ മുസ്ലീം പള്ളികൾ എന്നിവയുടെ പരിസരങ്ങളിലും ഇത്തരം സൌന്ദര്യവത്ക്കരണ പ്രവർത്തനങ്ങൾ ആകാം
പാർക്കുകളിലും തോട്ടങ്ങളിലും ഇത് സാധിക്കും
ഇതിന് എത്രമാത്രം സാധ്യതകളാണുള്ളത്
ഇങ്ങനെ ചിന്തിച്ചവരും അവ തുടങ്ങിവച്ചവരും അതിനെ മുന്നോട്ടു കൊണ്ടുപോയവരും ഒക്കെ അഭിനന്ദനം അർഹിക്കുന്നു
എന്നാൽ നിങ്ങൾ എനിക്ക് തീർച്ചയായും ഫോട്ടോ അയച്ചുതരണം
നിങ്ങൾ എന്തു ചെയ്തു എന്നു കാണാൻ ഞാനും ആഗ്രഹിക്കുന്നു
എന്റെ പ്രിയ നാട്ടുകാരേ ഫെബ്രുവരി ആദ്യആഴ്ചയിൽ 4ാം തീയതി മുതൽ 8ാം തീയതിവരെ ഭാരതം വളരെ വലിയൊരു സമ്മേളനത്തിന് ആതിഥ്യം ഒരുക്കുന്നു എന്നത് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്
ലോകം മുഴുവൻ നമ്മുടെ അതിഥികളായി ഇവിടെ വരാൻ പോകുന്നു
നമ്മുടെ നാവികസേന ആ ആതിഥ്യത്തിനുവേണ്ടി ആവേശകരമായ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു
ലോകത്തെ പല രാജ്യങ്ങളിലെയും യുദ്ധക്കപ്പലുകൾ നാവികസേനയുടെ കപ്പലുകൾ തുടങ്ങിയവ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം സമുദ്രതീരത്ത് സമ്മേളിയ്ക്കാൻ പോകുന്നു
ഇന്ത്യൻ സമുദ്രതീരത്താണ് ഇന്റർനാഷണൽ ഫ്ളീറ്റ് റിവ്യൂ നടക്കാൻ പോകുന്നത്
ലോകസൈന്യശക്തിയ്ക്കും നമ്മുടെ സൈന്യശക്തിയ്ക്കും ഒത്തുചേരലിനുള്ള ഒരു അവസരം
ഇത് ഒരു സംയുക്ത ഉദ്യമം ആണ്
വരുംനാളുകളിൽ നിങ്ങൾക്ക് ടി
മാധ്യമങ്ങളിലൂടെ അതിനെക്കുറിച്ചുള്ള വാർത്തകളും മറ്റ് വിവരങ്ങളും കിട്ടും
കാരണം അതൊരു വലിയ പരിപാടിയാണ്
എല്ലാവരും അതിനുവേണ്ട സഹായങ്ങൾ തരുന്നുണ്ട്
ഭാരതം പോലൊരു രാജ്യത്തെ സംബന്ധിച്ച് ഇത് വളരെ വലിയ കാര്യമാണ്
ഭാരതത്തിന് സുവർണ്ണമായ ഒരു സമുദ്രചരിത്രമുണ്ട്
സംസ്കൃതത്തിൽ കടലിന് ഉദധി സാഗരം എന്നൊക്കെയാണ് പറയുന്നത്
അനന്തപ്രചുരത എന്നാണതിനർത്ഥം
അതിരുകൾ നമ്മെ വേർപിരിക്കുന്നുണ്ടാകാം
സ്ഥലങ്ങൾ നമ്മളെ തമ്മിലകറ്റുന്നുണ്ടാകാം
എന്നാൽ ജലം നമ്മെ യോജിപ്പിക്കുന്നു
സമുദ്രം നമ്മെ ഒന്നിപ്പിക്കുന്നു
സമുദ്രംവഴി നമുക്കു നമ്മളോടുബന്ധപ്പെടാം
ആരുമായും ബന്ധം സ്ഥാപിക്കാം
നമ്മുടെ പൂർവ്വികർ ശതാബ്ദങ്ങൾക്കു മുൻപുതന്നെ ആഗോളയാത്രയും വ്യാപാരവും നടത്തി ആ കരുത്ത് തെളിയിച്ചിരുന്നു
അത് ഛത്രപതി ശിവജി ആകട്ടെ ചോള സാമ്രാജ്യമാകട്ടെ സാമുദ്രികശക്തിയുടെ കാര്യത്തിൽ അവർ സ്വന്തമായ ഒരു തിരിച്ചറിവ് ഉണ്ടാക്കിയിരുന്നു
ഇന്നും നമ്മുടെ പല സംസ്ഥാനങ്ങളിലും സമുദ്രവുമായി ബന്ധപ്പെട്ട പല പാരമ്പര്യങ്ങളും നിലനില്ക്കുന്നു
ഉത്സവത്തിന്റെ രൂപത്തിൽ പല ആഘോഷങ്ങളും നടക്കുന്നു
ലോകം ഭാരതത്തിന്റെ അതിഥി ആകുമ്പോൾ നാവികസേനയുടെ ശക്തി അറിയുന്നു
ഒരു നല്ല അവസരമാണ്
ഈ വിശ്വ സന്ദർഭത്തിൽ പങ്കു ചേരാനുള്ള ഒരു സൌഭാഗ്യം എനിക്കും ലഭിക്കും
ഭാരതത്തിന്റെ കിഴക്കേ അറ്റത്ത് ഗുവാഹട്ടിയിൽ കായിക ഉത്സവം അരങ്ങേറുന്നു
സാർക്ക് രാജ്യങ്ങളുടെ കായികോത്സവം
സാർക്ക് രാജ്യങ്ങളിലെ ആയിരക്കണക്കിന് കളിക്കാർ ഗുവാഹട്ടിയുടെ മണ്ണിൽ വന്നുകൊണ്ടിരിക്കുന്നു
കളിയുടെ അന്തരീക്ഷം കളിയുടെ ഉത്സാഹം സാർക്ക് രാജ്യങ്ങളിലെ പുത്തൻതലമുറയുടെ ഒരു ഭക്ഷ്യോത്സവം അസ്സമിൽ ഗുവാഹട്ടിയുടെ മണ്ണിൽ നടന്നുകൊണ്ടിരിക്കുന്നു
ഇതും നമ്മുടെ സാർക്ക് രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കാനുള്ള ഒരു നല്ല അവസരമാണ്
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞുവല്ലോ എന്റെ മനസ്സിൽ വരുന്നത് എന്റെ മനസ്സ് ആഗ്രഹിക്കുന്നത് എന്താണോ അത് നിങ്ങളോട് തുറന്ന് പറയാം
വരുംദിവസങ്ങളിൽ പത്തും പതിനൊന്നും ക്ലാസ്സുകളിലെ പരീക്ഷകൾ നടക്കാൻ പോകുകയാണ്
കഴിഞ്ഞ പ്രാവശ്യം മൻ കി ബാതിൽ ഞാൻ പരീക്ഷയെക്കുറിച്ച് വിദ്യാർത്ഥികളുമായി കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു
ഇപ്രാവശ്യം എനിയ്ക്കൊരാഗ്രഹം ഉണ്ട്
വിജയം നേടിയ വിദ്യാർത്ഥികൾ ഉത്ക്കണ്ഠാരഹിതമായി പരീക്ഷാനാളുകളിൽ എങ്ങിനെ കഴിഞ്ഞുവെന്നും വീടുകളിൽ ശാന്തമായ അന്തരീക്ഷം ഉണ്ടായിരുന്നെന്നും ഗുരുജനങ്ങളും അദ്ധ്യാപകരും എന്തു പങ്ക് വഹിച്ചുവെന്നും സ്വയം എന്തൊക്കെ ചെയ്തെന്നും നിങ്ങളോട് മുതിർന്നവരും അവരോട് നിങ്ങളും എന്ത് പറഞ്ഞുവെന്നും ചെയ്തുവെന്നുമുള്ള നിങ്ങളുടെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുമല്ലോ
ഇപ്രാവശ്യം നമുക്ക് ഒരു കാര്യം ചെയ്യാം
നിങ്ങൾ നിങ്ങളുടെ അനുഭവം എനിക്ക് നരേന്ദ്രമോദി ആപ്ലിക്കേഷനിൽ അയച്ചുതന്നാലും
അവയിൽ ഉള്ള നല്ല കാര്യങ്ങൾ വരുന്ന ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ അവരവരുടെ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാൻ ഞാൻ മാധ്യമങ്ങളോട് അഭ്യർത്ഥിക്കും
അതുവഴി രാജ്യത്തെ വിദ്യാർത്ഥികൾ മുഴുവൻ അതു വായിക്കുകയും ടി
വിയിൽ കാണുകയും ചെയ്യും
അങ്ങിനെ അവർക്കും എങ്ങിനെ ഉത്ക്കണ്ഠാരഹിതമായി സംഘർഷരഹിതമായി കളിച്ചും ചിരിച്ചും പരീക്ഷ എഴുതാം എന്നുള്ള മരുന്ന് കൈയിൽ കിട്ടും
എന്റെ മാധ്യമസുഹൃത്തുക്കൾ ഇക്കാര്യത്തിൽ എന്നെ സഹായിക്കും എന്ന് എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്
എന്നാൽ നിങ്ങൾ എല്ലാം എനിക്ക് ഇത് അയച്ചുതന്നാലെ മാധ്യമങ്ങൾക്ക് സഹായിക്കാനാകൂ
അയയ്ക്കില്ലേതീർച്ചയായും അയയ്ക്കണം
വളരെ വളരെ നന്ദി സുഹൃത്തുക്കളേ വീണ്ടും അടുത്ത മൻ കി ബാതിനുവേണ്ടി അടുത്ത മാസം തീർച്ചയായും കാണാം
വളരെ നന്ദി